അതെ ഞാൻ അതെ പോവാറുണ്ട് ആഹ് എനിക്കിപ്പോ ഈ ജോലിനൊക്കെ ഒന്ന് കൊറച്ച് ഏഹ് വിട്ട് എവിടെങ്കിലും ഒക്കെ ഒന്ന് യാത്ര പോണൊന്നുണ്ട് നിനക്കു കുറച്ച് സ്ഥലങ്ങൾ പറയാവോ

പിന്നെ ഈ ഇടുക്കി സൈഡിലോട്ട് പോയാൽ ഒരുപാട് മലമ്പ്രദേശങ്ങളും അതുപോലെ കുറച്ച് ഗ്രാമീണ അന്തരീക്ഷം ഒക്കെ ആയിട്ടുള്ള ആകുമ്പോ കുറച്ചൂടെ നല്ല്ലതായിരിക്കും എന്ന് എനിക്ക് തോനുന്നു

യാത്ര പോകാനായിട്ട് ഒക്കെ. കൊറേ ആൾക്കാരെ ഒക്കെ പരിചയപെടന്നൊക്കെ ആഗ്രഹം ഉണ്ടാർന്നു നിനക്ക് അങ്ങിനെ കൊറേ പേരെ ഒക്കെ അറിയാം അല്ലെ അതെയതെ ഗ്രാമങ്ങളിലേക് നമ്മൾ സഞ്ചരിക്കുമ്പോ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കൊറേ ആൾക്കാരെ പരിചയപ്പെടാനും അത് അവരോട് കൊറേ നേരം സംസാരിക്കുമ്പോ തന്നെ നമുക്ക് ഒരുപാട് സ്വസ്ഥത കിട്ടും ആഹ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അത് താങ്കൾക്ക് ഇപ്പൊ ജോലീടെ തിരക്ക് കാരണം എവിടേം പോവാൻ പറ്റാറില്ല അല്ല

ഓഹ് അവസാനമായിട്ട് താങ്കൾ എന്നായിരുന്നു യാത്ര പോയത് ഒരുപാട് വർശങ്ങളായി ജോലിക്ക് കേർണെന്ന് മുന്നേ ആണ് പോയത് അവസാനമായിട്ട്

നിൻ്റെ ജീവിതോക്കെ ഒരുപാട് യാത്ര ചെയ്യാൻ തുടങ്ങിയതിൽ മാറിയല്ലേ താൻ ആള് തന്നെ മാറി എന്ന് എനിക്ക് തോനുന്നു

അഹ് എടക്ക് ഇങ്ങനെ ഈഹ് കൂട്ടുകാരൊക്കെ ഒത്ത് യാത്ര ചെയ്യുന്നത് വളരേ ഉല്ലസിക്കുന്ന ഒരു വ്യക്തി ആണ് ഞാൻ

എനിക്ക് കൂടുതൽ ഇഷ്ടം ഒറ്റക്കുള്ള യാത്ര ആണ് പിന്നെ കൂട്ടുകാർ വിളിക്കുമ്പോ അവരെ കൂടെ അങ്ങിനെ പോകും അങ്ങിനെ എങ്ങിനെ ഉള്ള സ്ഥലങ്ങളിലോട്ട് ഒക്കെ ആണ് നീ പോവാർ യാത്രകൾ ഞാനിപ്പോ അധികം ഈഹ് അധികം തണുപ്പുള്ള സ്ഥലങ്ങൾ എനിക്ക് വല്യ ഇഷ്ടം ഇല്ല ഇങ്ങനെ ഓരോ സുഹൃത്തുക്കൾ ഒക്കെ വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെ പോവും പിന്നെ

അവസാനായിട്ട് വയനാട് ഒക്കെ ആണ് പോയത് എൻ്റെ സഹോദരിയുടേം ഫാമിലിടേം ഒക്കെ കൂടെ മൈസൂർ ആ വഴി മൈസൂരും അങ്ങിനെ ഒക്കെ പോയിരുന്നു

എല്ലാവർക്കും അതൊരു സന്തോഷം ആയിരിക്കും ലെ നമ്മുടെ വീട്ടിലെല്ലാവർക്കും എല്ലാവരും ആയിട്ട് പോകുമ്പൊഴത്തേക്കും അതൊരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും

അതെയതെ. പിന്നെ ഞാൻ ഇതുപോലെ സുഹൃത്തിൻ്റെ കൂടെ ഈഹ് പോയിരുന്നു കോയമ്പത്തൂർ അഹ് അങ്ങോട്ടൊക്കെ പോവാൻ താല്പര്യം ഉണ്ടോ ആഹ് എനിക്ക് എവിടെയായാലും കൊഴപ്പം ഇല്ല നല്ലൊരു സ്ഥലം എനിക്ക് കൂടുതൽ ഇങ്ങനെ അറിയത്തി അറിയില്ല എവിടെയാ പോവേണ്ട എന്ന് അപ്പൊ അതാ ഞാൻ നിന്നെ വിളിച്ചത്

ആ ഞാൻ നിന്നെ ഇഹ് നീ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ ഇട്ട ഈഹ് പടം

ഞാൻ കണ്ടാർന്നു അപ്പോത്തേക്കും അതിൻ്റെ അടിക്കുറിപ്പുകൾ ഒക്കെ വായിക്കുമ്പോ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷം തോന്നും നിങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോഴും

ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനെ എന്താ പറയെ ഏഹ് എങ്ങോട്ടും എറങ്ങാൻ മടിയായിട്ട് ഇരിക്കേണ് ഇനി അത് മാറ്റി എടുക്കണം

ആഹ് യാത്ര പോകുമ്പോഴത്തെക് നമുക്ക് ഒരുപാട് ഏഹ് നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ മാത്രം അല്ലാലോ പറ്റുന്നത് അതെ ഏഹ് നമ്മുടെ മനസ്സിന് തന്നെ ഒരു വല്ലാത്തൊരു ആനന്ദം ആണ്

കൂട്ടുകാരും ഒതല്ല ഒറ്റക്കാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ പോകുന്ന സ്ഥലം ഒന്ന് തീരുമാനിച്ചിട്ട് വേണം പിന്നെ പോണം എന്നൊക്കെ ഈഹ് ഒന്ന് അറിയാനും

ആരെങ്കിലും ഉണ്ടെങ്കിലും അതൊരു രസം ആയിരിക്കുവല്ലോ ആഹ് അതെ ഒറ്റക്കുള്ള ഒരു യാത്രാന്ന് പറയുന്നത് അത് വേറെ ഒരു പ്രത്യേക രസം ആണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ കാരണം ഇത് എനിക്കൊരു പുതിയ അനുഭവം ആയിരിക്കും

അഹ് തീർച്ചയായും താങ്കളോട്